നമസ്കാരം

എനിക്കി ഏറ്റവും വലിയ വിനോദങ്ങൾ എന്ന് പറയുന്നത് സിനിമയും പാട്ടും ആണ് സിനമയിൽ ഏറ്റവും വലിയൊരു

പരുപാടി ആയിറ്റി നമ്മൾ ഇവിടെ നടക്കുന്നത് തിരുവനന്തപുരത്തു വച്ച് നടക്കണ ചലച്ചിത്ര മേള ആണ് കേരളാ ചലച്ചിത്ര മേള ചലച്ചിത്ര അക്കാദമി നടത്തുന്ന മേള അടുത്ത മാസം ഒമ്പതാന്തിയതി ആയിറ്റി അത് നടകുനുണ്ട് കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷവും ഞാൻ ഈ പരുപാടി അറ്റൻഡ് ചെയ്തട്ടുണ്ടായിരുന്നു ഭയങ്കര രസമാണ് ഈ ലോകത്തിലുള്ള എല്ലായിടത്തുന്നുമുള്ള

എന്നെങ്കിലും ഐ എഫ് എസ് കേരളം ചലച്ചിത്ര മേളക്ക്

അഹ് ഞാൻ ഒരു തവണ ചലച്ചിത്ര മേള പങ്കെടുത്തിട്ടുണ്ട് ഇയി പറഞ്ഞപോലെ അത് ഭയങ്കര രസമാണ് നമുക്ക് സിനിമ കാണാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പ്രത്യേകിച്ച് തീയറ്ററിൽ പോയി സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടാണ്

ഒരു ദിവസം തന്നെ അഞ്ച് സിനിമ വരെ കാണാനുള്ള അവിടെത്തുമ്പോ എന്താന്ന് അറിയില്ല അഞ്ച് സിനിമ ഒക്കെ എന്തായാലും കാണാൻ തോന്നാണ് ആ ഒരു ആളുകളുടെ ഇടയിലുള്ള ആ ഒരു ഇതും

അഹമ് പിന്നെ അഹ് പൊറത്തൂനുള്ള കൊറേ സിനിമ അഹ് ഇതൊന്നും വേറെ എവിടുന്നും കാണാൻ ചാൻസ് ഉണ്ടാവില്ല ചെലപ്പോ ഇങ്ങനെ ഒരു ചലച്ചിത്ര മേള വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ നല്ല സിനിമ നമുക്ക് ഇങ്ങനെ കിട്ടാൻ ഒരു അവസരം ഉള്ളെ

മ്മ്..അതുതന്നെ ഈ

പിന്നതല്ലാതെതന്നെ വേറെ കുറെ സോഴ്സ് ഉള്ള സിനിമകള് ഇങ്ങനെ നിരന്തരം വന്നോണ്ടിരിക്കുകയാണ് ഇന്റര്നെറ്റുകൾ ഉള്ളതുകൊണ്ട്തന്നെ സിനിമകളുടെ ലഭ്യത യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ ഉള്ള ഒരു സമയത്തു പോലും എവിടെ നമ്മുക്ക് എനിക്ക് തോന്നണു അത് ആ ഒരു

ചലച്ചിത്ര അക്കാദമിന് ആളുകൾ ഇരുന്നു ഒരു ജൂറി ഇരുന്ന് സിനിമകൾ തെരഞ്ഞെടുത്ത അങ്ങനെ പോണ്ടിരുന്നതിന് അതുംകൂടിയുണ്ട് നമ്മുക്കിതൊരു ഒരു സെലെക്ടഡ് സിനിമകൾ മാത്രം കിട്ടുന്നതിന്റെ ഒരു പ്രേത്യേകതയുണ്ട് എന്നാൽകൂടി നമ്മൾ വേറെവിടെയും കിട്ടാത്ത സിനിമകളും ഉണ്ട് ഒരു തരത്തിലും കിട്ടാത്ത സിനിമകളും ഉണ്ട് ഓ ട്ടി ട്ടി യിലാണെങ്കിലും കേരളാ സോഴ്സ്‌സിലാണെങ്കിലും എവിടെയും ഇറങ്ങാത്ത സിനിമകൾ വരെ കളിക്കുന്ന സ്ഥലമാണ് ഈ ചലച്ചിത്ര മേള അതിന്റേയുംകൂടി രസമാണ് നമ്മൾ ഒരു സിനിമക്കി കേറുമ്പോൾ എന്താണ് കിട്ടാൻ പോവാണെന്ലെന്റെ യാതൊരുവിത ധാരണയും ഇല്ല അഹമ് സത്യമാണ് പിന്നെ ഈ സിനിമ കാണാൻ വേണ്ടി ഇത്രേം തോനെ ആൾകാർ വരുന്നത് കാണുമ്പോ തന്നെ ഈഹ് കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം വെച്ച് നോക്കുമ്പോ ഈ വർഷം ഒരുപാട് ആൾകാർ കൂടുതലാണ് കാണാൻ വന്നേക്കുന്നെ കഴിഞ്ഞ വർഷത്തെ അപ്പോം സിനിമേനെ ഇഷ്ടപ്പെടുന്നവരന്നേണ് എല്ലാവരും ആ .....

ചെലപ്പോ ഒറ്റക് പോയി ഇരുന്ന് കാണും പക്ഷെ എന്താ സിനിമ കണ്ടാൽ മതി. ഒരു വേറെത്തന്നെ ഒരു ഉണ്ട് .ആ മ്മ്

ആ അതെ നമ്മുക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല നമ്മള് ഒറ്റക്ക് നമ്മള് സിനിമ ഒരു ഒരു തരത്തിലും പരിജയം ഇല്ലാത്ത ഏതൊയൊരു സിനിമ തിരഞ്ഞെടുക്കുന്നു നമ്മളത് പോയിരുന്നു കാണുന്നു നമ്മളുടെ കൂടെ ആരെങ്കിലുമുണ്ടോ ഇല്ലയോ അതിലൊന്നും പിന്നെ യാതൊരു പ്രശസ്തിയും വരുന്നില്ല നമ്മൾ പോയി കാണുന്നു അടുത്ത തീയറ്ററിൽ പോയി അടുത്ത പടം കാണുന്നു ഒരു ദിവസം ഞാന് എനിക്കി തോനുന്നു ഒരു അഞ്ച് സിനിമയൊക്കെ കഴിഞ്ഞ വര്ഷം ആദ്യത്തെ വർഷത്തിൽ ഞാൻ ആകെ ഒരു ദിവസം നാല് മൂനോക്കെ നാല് ആയിരുന്നു ന്റെ ഏറ്റവും വലിയ കണക്കു അതിനു അപ്പുറത്തേക്ക് പൂവൻ കഴിഞ്ഞട്ടില്ല

ഇതിനോട് നമ്മളൊന്ന് പൊരുത്തപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഇരുന്നത് കണ്ടു പോകും ഈ ആൾക്കാര് ഒരു പരിചയവുമില്ലാത്ത ആൾക്കാര് ചുമ്മാ റോട്ടീന്ന് കാണുന്നതുവരെ അടുത്ത സിനിമ ഏതാണെന്നു നമ്മളോടീ നമ്മൾടെ ടാഗ് കാണുമ്പോ ഒരു നമസ്‌കാരോ ഒന്നും പറയാതെ ഒന്നും

അതും ഭയങ്കര രസാണ് ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരോട് ഒരു

എളുപ്പാണ്

അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവരും ഭയങ്കര ഓപ്പണായിട്ട് എല്ലാരും ഭയങ്കര രസായിട്ട് ഇരിക്കണ ഒരു സ്പെയ്സ് പിന്നെ ഈ ഒരു ചലച്ചിത്ര മേളക്ക് ഉള്ള സിനിമകൾ നമ്മൾ ഓരോ സിനിമ കാണുമ്പോളും നമുക്ക് ഓരോ സ്ഥലങ്ങളും ഓരോ അനുഭവങ്ങളാ വരുന്നേ. വളരേ വ്യത്യസ്തമാണ്

അപ്പൊ അതിൻ്റെ ഒരു രസം വേറെയാണ് കാരണം നമ്മളിതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇത്രേം ഭാഷകള് ചെല ചെലതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല

അഹ് ഞാനൊരു ബർമിഷ്‌ ഫിലിം ഒക്കെ കണ്ടു അതൊക്കെ ഞാൻ ആദ്യായിട്ടാണ് കാണുന്നത് പക്ഷെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടായി കാരണം അത് എൻജോയ് ചെയ്തിട്ടാ കണ്ടെ ഞാൻ മാത്രം അല്ല തീയറ്ററിൽ ഉള്ള എല്ലാവരും അപ്പൊ ഇങ്ങനത്തെ സിനിമകൾ ഒക്കെ

ഇങ്ങനെ ഒരു ചലച്ചിത്ര മേളകളിൽ കൂടെ മാത്രംനമുക്ക് കിട്ടൊള്ളു പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകളുടേത് അന്ന്അവിടെ ഉള്ള എല്ലാവരും നമ്മുടെ കൂടെ ഉള്ള ആൾ പോലെ ആയിരുന്നു ഈ ടാഗ് ഇട്ട എല്ലാരും നമ്മൾ എല്ലാരും ഒരുമിച്ച് പോകുന്നെ

ആ ഒരു മൊത്തം

അതേപോലെ ഇതിൻറെ എടേല് വേറെയും കുറെ പരിപാടികള് നടന്നു വന്നിട്ടും ഈ ചലച്ചിത്രമേളയുടെ അടുത്ത് തന്നെ

ഞാൻ ഒരു ദിവസം ഷാഹ്ബസ് അമൻ പാടുന്നത് കേൾക്കാൻ വേണ്ടീട്ട് ഒരു പടത്തിന്റെ തൊട്ടുമുന്നെ പാട്ടുപാടാൻ ആൾകാർ ഇരുന്നുപോയി ഞാൻ ഒരു ദിവസം ഷാബാഷാബനം പാടുന്നത് കേൾക്കാൻ ഒരു പടത്തിന്റെ വേണ്ടിയിട്ടു

അഹ് അത് ശെരിയാട്ടോ ഷഹബാസ് അമാൻ്റെ ലൈവൊന്നും ഞാന് ചെലപ്പോ ഇനി കാണാൻ ഉണ്ടാവില്ല എനിക്കും കഴിഞ്ഞ തവണ അവര് പരിപാടിയിലേക്ക് പോയത് കൊണ്ടാണ് പുള്ളിടെ നേരിട്ടിട്ട് കേൾക്കാൻ പറ്റിയത് അത് വേറൊരു രസം ആയിരുന്നു അത് മ്യുസ്സിക് ഭയങ്കരായിട്ട് അവിടെ ഉള്ള എല്ലാവരേം നല്ലോണം അത് എൻജോയ് ചെയ്യിപ്പിക്കുണ്ടായിരുന്നു അഹമ് എൻ്റെ നാട്ടിൽ കോഴിക്കോട് മലപ്പുറം ഇവിടെ ബാൻഡുകൾ അല്ല അവിടെ മലബാർ മാപ്പിള പാട്ടുകൾ ആണ് അവിടെ എല്ലാരും അവർക്ക് എല്ലാരും അറിയുന്നതും മാപ്പിള പാട്ടുകൾ ആണ്

ആ അതന്നെ അപ്പോം ഇത്തരം മാപ്പിള പാട്ടുകൾ ആണ് എൻ്റെ നാട്ടിൽ. അപ്പോം ഇങ്ങനെ ഉള്ള കുറെ കലാകാരന്മാർക്കാണ് നാട്ടിൽ ആഹ് എൻ്റെ കാര്യം നോക്കുമ്പോ

ഇഷ്ടാണ് പാട്ടുകൾ ഒക്കെ ഒരുപാട് കേൾക്കാറുണ്ട് പിന്നെ എന്താ നമുക്ക് ബാക്കി ഉള്ളവര് കേൾപ്പിച്ച് തരുന്നതും പറഞ്ഞു തരുന്നതും ഒക്കെയായിട്ടുള്ളത് ഫോളോ ചെയ്യാറുണ്ട് മ്യുസിക് ഇപ്പോഴും കൂടെണ്ട് ആഹ്മ് അതാണ് നമ്മളിവിടെ ഇഷ്ടംപോലെ ബാന്ഡുകള് പരിപാടികൾക്ക് പോകാറുണ്ട്

ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മള് കുറെ ബാൻഡുകളെ ഇപ്പ അറിഞ്ഞേല്

പിന്നെ ഇവിടെ നമ്മടെ സുഷിൻ ശ്യാമോക്കെ പിന്നെ സുഷിൻ ഷ്യമൊക്കെ ഉള്ള ബാൻഡ് ഡോട്രോഡാന്സ പിന്നെ സൗത്ത് ഇന്ത്യ നോക്കുമ്പോ വരുന്നത്

പ്രതീപ് കുമാറിന്റെ കുലം എന്ന് പറഞ്ഞ ഒരു ബാൻഡ് ഉണ്ട് അങ്ങനെ ഇവരൊക്കെയാണ് മുഖ്യാധാരയിൽ ഉള്ളത് ഇവരുടെ മ്യൂസിക്കോന്നും യാതൊരുവിധത്തിലും മോശമാണെന്നുള്ള പക്ഷെ ഇവരൊന്നും മുന്നിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വേദികൾ വേദികളിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്നുള്ളതിന്റെ പ്രശ്നം ആണെന്നാണ് തോന്നുന്നത് പിന്നെ ഈ ചെറിയ ചെറിയ കലാരൂപങ്ങൾ ഇങ്ങനത്തെ വലിയ വലിയ വേദികൾ മാത്രം ഇണ്ടാവുന്നതുകൊണ്ട് ഇല്ലാതെയും ആവുന്ന ഒരു പ്രശ്നമുണ്ട്

അത് ശെരിയാണ് ഇപ്പോം ആഹ് മറ്റേ ചലിച്ചിത്ര മേള തന്നെ പങ്കെടുക്കാൻ കാരണം അത് സ്റ്റുഡൻസിനായിട്ട് എന്താ കാശ് കുറച്ച് അഞ്ഞൂറ് രൂപക്ക് നമുക് എട്ട് ദിവസം

അപ്പോം സാഹചര്യം എന്നാണ് ആളുകളെ എത്തിക്കുന്നതും. അത്തരം സാഹചര്യങ്ങള് ഉണ്ടാക്കി കൊടുക്കേ നമുക്കിത് അറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേ വേണ്ടെ ഇപ്പൊ മ്യുസിക്ക് ആണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാവരിലേക്കും എത്തണം ഒരു ഗ്രൂപ് ഓഫ് ആളുകളിലേക്ക് മാത്രം എത്തിച്ച് കഴിഞ്ഞാല് കാര്യം ഇല്ല അത് എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ വേണം ഇത്തരം എന്താ സങ്കീതങ്ങളും സിനിമകളും ഒക്കെ

ഈ നേരത്തെ പറഞ്ഞ നമ്മടെ നാടൻ കലകൾ ഇണ്ട്

എല്ല ഞാന് കൊൽക്കളിയിൽ ഉണ്ടായിരുന്നു അപ്പൊ കൊൽക്കളിയില് ഒരുപാട് നല്ല പാട്ടുകളും ഉണ്ട്. എന്താ അതൊക്കെ ആ ഒരു ഏരിയയില് എഹ് അല്ല ആ ഒരു സ്ഥലങ്ങളില് മാത്രം ഉള്ള ആളുകളുടെ പാട്ടുകളാണ്

അപ്പോം ഇത് പാടാൻ ഒരു പ്രത്യേക വഴക്കംഎല്ലാം വേണം അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മലയാളം വാക്കുകൾ ആയിരിക്കില്ല അപ്പോം എനിക്ക് ആ ഒരു മാപ്പിള പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ആഹ്മ് മാപ്പിളപ്പാട്ടുകൾ ഞാനധികം

വന്നിട്ടുള്ളൊരു അറിവ് അതിനെക്കുറിച്ചിട്ടും അത് കേട്ടിട്ടൊക്കെയുള്ളൂ അല്ലാതെ ഞാനായിട്ട് അത് തേടിപ്പോയി കേൾക്കെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കതില് അറിവ് കുറവാ അങ്ങനെയുള്ള കലാകാരന്മാരെകുറിച്ചിട്ടും കലയെകുറിച്ചിട്ടും അറിവ് കുറവാണ്

എനിക്കറിയില്ല എനിക്ക് തോന്നണ് വളർച്ചയുടെ ഭാഗായിട്ട്

രണ്ട് സൈഡിലേക്ക് പോയി എന്നാണ്

ആഹ്മ് നീ സ്കൂളുകളിൽ ഒക്കെ പാടാറുണ്ടല്ലേ ആഹ് കലോത്സവങ്ങള് നമ്മുടെ സ്കൂളുകളിൽ എല്ലാരും ഒരുപാട് പാട്ടുകാരുണ്ട് ആ ഞാൻ പണ്ട് സ്‌കൂളുകളിലൊക്കെ പാടാറുണ്ട് ആ അന്ന് കൂട്ടത്തോടെ ഇങ്ങനിരുന്നു പാടും അതിൻറെ ഒരു രസം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് മാത്രെ ഇത് ആസ്വദിച്ചിട്ടും പാടിയിട്ടുമൊക്കെയുള്ളൂ അതിന് ശേഷം പിന്നെ ആ അത് ആ ഭാഗത്തേക്ക് അധികം

ആഹ് അതിന് കാരണം നമ്മുടെ സ്കൂളുകൾ തന്നേണ് ഇവിടെ സങ്കീതത്തെ പ്രോഹത്സാഹിപ്പിക്കുന്ന സ്കൂളുകൾ ഒന്നും ഞാൻ അങ്ങിനെ കണ്ടിട്ടില്ല

അറിയാനുമൊക്കെയുള്ള രീതികൾ നമ്മളെ

സിസ്റ്റം നമ്മുടെ വിദ്യാഭ്യാസ

അതെ ഇതെന്തെണെന്ന് അറിയാതെ ഇതിനെപറ്റി ഇവർക്കൊന്നും അറിയില്ലലോ എന്തായാലും സാഹചര്യങ്ങള് എല്ലാവരിലേക്കും എത്തിക്കുക